സംഘ സാഹിത്യത്തിലും പ്രത്യക്ഷപ്പെടുന്ന തുറമുഖ നഗരങ്ങൾ ഏർ നാടുവാഴികൾ ഏർ കവികൾ സംഭവങ്ങൾ എന്നിവയുടെ നല്ലൊരു ഭാഗം ഇന്നത്തെ കേരള പ്രദേശത്തു നിന്നാണ് മൂല ദ്രാവിഡ ഭാഷയിൽ എഴുതപ്പെട്ടതാണ് സംഘം കൃതികൾ എന്നും ഈ ഭാഷയിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ് തമിഴും മലയാളവും എന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ഏറ്റവും പഴക്കമുള്ള ദ്രാവിഡ വ്യാകരണ ഗ്രന്ഥമായ

കൃതികളിലൊക്കെ കാണുന്ന മലനാട്ടുഭാഷയിൽ തമിഴിന് അവകാശപ്പെടാൻ കഴിയാത്ത ഒരുപാട് മലയാള വ്യാകരണ ഭാഷാ പ്രയോഗങ്ങളുണ്ട് കൂത്ത് കൂടിയാട്ടം എന്നിവയ്ക്കായി ഒമ്പതാം നൂറ്റാണ്ടിൽ തന്നെ ആട്ടക്കഥകളും ക്രമദീപികയും രചിച്ചിട്ടുണ്ട് അർത്ഥശാസ്ത്രം ഭഗവത്ഗീത എന്നിവയ്ക്ക് ഭാരതത്തിൽ ആദ്യം വിവർത്തനം ഉണ്ടായത് മലയാളത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ രാഷ്ട്രീയ തത്വശാസ്ത്ര ശാസ്ത്ര കൃതിയാണ് അർത്ഥശാസ്ത്രം പത്താം നൂറ്റാണ്ടിൽ ഈ കൃതിയുടെ പരിഭാഷ മലയാളത്തിലും മലയാള മലയാളത്തിൽ ഉണ്ടായി മലയാള കൃതികളായ രാമചരിതവും ഭാഷാകൗടില്യ കൗടില്യവും പതിനൊന്നാം നൂറ്റാണ്ടിന് മുമ്പ് എഴുതപ്പെട്ടവയാണ് ഭാഷകളിൽ തമിഴിനും തമിഴിനുള്ളത് പോലെ പഴക്കം മലയാളത്തിനുമുണ്ട് മലയാളത്തിലും കന്നടയിലും തെലുങ്കുവിലുമുള്ള ആ ഈ എന്ന് സ്വര ദീർഘമുള്ള ചുട്ടെഴുത്ത് തമിഴിൽ ഇല്ല തൊൽക്കാ തൊൽകാപ്പിയും പറയുന്നത് ആ എന്നത് കാവ്യഭാഷയിൽ മാത്രമാ മാത്രമുള്ളതാണെന്നാണ് അതായത് കാവ്യഭാഷയിൽ ഏർ തങ്ങിനിൽക്കുന്ന പഴമയായിരുന്നു പൻ പഴന്തമിഴ് വ്യാകരണത്തിൻ്റെ കാലത്ത് പോലും അ അത് എന്നർത്ഥം ആ വീട് ഈ മരം ഇവയൊക്കെയാണ് പഴയത് അന്ത വീടും ഇന്ത മരവും അല്ല മലയാളം ഈ വിഷയത്തിൽ പഴന്തമിഴിനേക്കാൾ പഴമ പ്രദർശിപ്പിക്കുന്നു ആദി ദ്രാവിഡത്തിൽ നിന്ന് നിലനിന്ന എന്ന തരം ബഹുവചന പ്രത്യയ രൂപം

തമിഴിൽ ഇല്ല ആ ശാൻ ആചാര്യ അങ്ങാടി അങ്കാടി വഴികൾ ചേരുന്ന സ്ഥലം ആണ് അങ്കാടി എന്ന് പറയുന്നത് പീടിക പീടിയ മുതലായവ ഉദാഹ ഉദാഹരണങ്ങളാണ് മലയാളത്തിലെ മുതുക്കൻ കുറുക്കൻ എന്നിവയിലെ ക്കൻ തമിഴിൽ ഇല്ല പക്ഷെ മറ്റു ദ്രാവിഡ ഭാഷകളിൽ ഉണ്ട്

തോൽകാപ്പിയും സാക്ഷ്യപ്പെടുത്തുന്നു അത്തരം അധികരണ രൂപങ്ങൾ എന്നെ തമിഴിൽ നിന്ന് ഏർ പോയ്‌പോയി

മാറിയ രൂപത്തിൽ അറിയാമെങ്കിലും കുഴവി തമിഴിൽ ഇല്ല മലയാളികൾക്ക് പ്രാദേശികമായെങ്കിലും അമ്മിക്കുട്ടി അമ്മിപ്പിള്ള ഇവയ്ക്കൊപ്പം അമ്മക്കുഴവി അറിയാം ആദി ദ്രാവിഡത്തിൽ ഉണ്ടായിരുന്ന പല സൂക്ഷ്മാർത്ഥ വേദങ്ങളും അവയുടെ വ്യാകരണ രൂപ സവിശേഷതകളോടെ മലയാളത്തിലുണ്ട് തമിഴിൽ എന്നേ ഇനി അതൊക്കെ പോയ് പോയി അതിൽ സർവ്വസാധാരണമായ ഒന്നാണ് തരു കൊടു ഈ ആവർത്തനം എനിക്കും നിനക്കും തരുമ്പോൾ അവൾക്കും അവൾക്ക് കൊടുക്കും ഉത്തമ മധ്യ പുരുഷ മാരെ ഉദ്ദേശിച്ചിട്ടുള്ള ദാനം തരൽ പ്രഥമപുരുഷന്മാരെ ഉദ്ദേശിച്ചിട്ടുള്ളത് കൊടുക്കൽ എനിക്ക് കൊടുക്ക് എന്നത് അനൗപചാരികവും ഹാസ്യാത്മക ഹാസ ഹാസ്യാത്മകവും പ്രാദേശികവുമായി ഉപയോഗിച്ചേക്കാം എന്നാൽ നിനക്ക് കൊടുക്കൽ അത്യന്തം വിരളവും ഈ നിയന്ത്രണം അനുപയോഗ മാക്കുമ്പോഴും നിർബന്ധമാണ് അയാൾ നിനക്ക് വളരെ ഉപകാരങ്ങൾ ചെയ്തു തന്നിട്ടില്ലേ ഞാൻ നിനക്ക് പറഞ്ഞു തന്നത് നിനക്ക് ഇത് ആരാണ് പറഞ്ഞത് ഈ തരൂ കൊടു ആവർത്തനത്തിൻ്റെ വേര് ആദി ദ്രാവിഡ ത്തോളം ചെല്ലും തമിഴർക്ക് ഇത് എൻ എന്നെ അന്യ എന്നെ അന്യമായി കഴിഞ്ഞു കൺപീലി മയിൽപീലി എന്നിവ തമിഴിൽ ഇല്ല മയിൽ ചിറകും റകുമാണ് തമിഴിൽ പീലി പെയ് എന്ന്

ഉച്ചാര ഉച്ചാരണത്തനിമ കാത്തുസൂക്ഷിച്ചിരിക്കുന്നതും മലയാളമാണ് പദാദിയിൽ ഇന്നത്തെ തമിഴിൽ ച എന്ന് ഉച്ചരിച്ചിരിക്കുന്നത് തെക്കൻ തമിഴ്നാട്ടിലെ കീഴാളർ മാത്രമാണ് മറ്റുള്ളവർക്ക് സൂട്ട് അതായത് ചൂട്ട് സിന്തനയ് ചിന്തന എന്നോ ഏർ എന്നൊക്കെയാണ് ചൂട്ടും ചിന്തനയുമാണ് ദ്രാവിഡ തനിമയിൽ ഉള്ളത് മലയാളത്തിൽ അത് മലയാളികൾക്ക് ചാറും ചോറും ചട്ടിയും ചീരയും ചി ചിരിയും ചൂ ചൂടും ഒക്കെയാണ് ഒക്കെയാണ് ദ്രാവിഡം ആറു അനു നാസികകളെ അംഗീകരിക്കുന്നു ങ ഞ ന

ഇവ ഏർ തമിഴിൽ വെവേറെ ലിപി ഉണ്ടെങ്കിലും ഉച്ചാരണത്തിൽ ഒന്നായി തീർന്നു ആറു ദ്രാവഡാനുസ ദ്രാവഡാനു നാസി നാസികകളു നാസികങ്ങളുടെ സ്ഥാനത്ത് ഏറി വന്നാൽ മൂന്നെണ്ണം വേർതിരിഞ്ഞു കേൾക്കാനും കേൾപ്പിക്കാനും മാത്രമേ മിക്ക തമിഴർക്കും കഴിയു മലയാളികൾ ആവട്ടെ ഈ ആറും തമ്മിൽ കൃത്യമായി വ്യാവർത്തിക്കാൻ പ്രയാസം അനുഭവിപ്പിക്കു ഏർ അനുഭവിക്കുന്നില്ല കുന്നിയും കന്നിയും തമ്മിലുള്ള അനുനാസികങ്ങളിലെ വ്യത്യാസം വെവ്വേറെ ലിപിയിൽ ഉണ്ടാ ഇല്ലാതെയും മലയാളികൾ ദീക്ഷിക്കു ദീക്ഷിക്കുന്നു ഞാൻ എന്നതിലെ ആദ്യത്തെതും അവസാനത്തേതും വെവ്വേറെ ലിപിയുണ്ടായിട്ടും തമിഴർ ദീക്ഷിക്കുന്നുമില്ല ദന്ത്യവും വത്സലവുമായ നഗൽ തം തമ്മിലെ വ്യത്യാസം എന്നതുപോലെ ര റ വ്യത്യാസവും മിക്കവാറും തമിഴർ ദീക്ഷിക്കുന്നില്ല ഇത് ഇതേപോലെ

നിത്യ സാധാരണ ഭാഷണത്തിൽ ധാരാളമായും ഔപചാരിക സന്ദർഭത്തിൽ പരക്കെഴും പരക്കെയും ഴ നിലനിർത്തി നിർത്തുന്നത് മലയാളികളാണ് തമിഴ്നാട്ടിൽ പണ്ഡിതന്മാർക്കും ശ്രമിച്ചാലെ ഴ വഴങ്ങു തമിഴ് തമിഴ് ക്ക് ഴ അഴകു എന്ന് പാടാൻ മലയാളികളെ അന്വേഷിക്കേണ്ട സ്ഥിതിയാണ് മലയാളത്തിൻ്റെ പരിണാമഘട്ടത്തിലെ ഘട്ടത്തെ മൂല ദ്രാവിഡ ആദി ദ്രാവിഡ കാലം AD എണ്ണൂറു വരെ പ്രാചീന മലയാള കാലം AD എണ്ണൂറു to ആയിരത്തി മുന്നൂറു മധ്യ കാ മലയാളകാലം ആയിരത്തിമുന്നൂറു to ആയിരത്തിഅറന്നൂറു ആധുനിക മലയാളകാലം ആയിരത്തി അറന്നൂറു മുതൽ എന്നിങ്ങനെ തരം തിരിക്കാൻ കഴിയും സാഹിത്യം ഏർ പ്രാചീന സാഹിത്യം എന്ന് പറഞ്ഞാൽ മലയാള സാഹിത്യത്തിൻ്റെ ആദ്യ കാലം നാടോടി ഗാനങ്ങളുടെയും തമിഴ് സംസ്കൃതം ഭാഷകളിലൂടെയും

ചേര പെരുമാക്കന്മാരിൽ രാജശേഖര പെരുമാളിൻ്റെ കാലത്തുള്ളതാണ് പ്രസ്ഥാപിതം ആഹ് എണ്ണൂറ്റി മുപ്പതിൽ എഴുതപ്പെട്ടതു എഴുതപ്പെട്ടത് എന്ന് ക് ഏർ തിട്ടപ്പെടുത്തിയ വാഴപ്പള്ളി ലിഖിതമാണിത് ആധുനിക സാഹിത്യം പാശ്ചാത്യ സാഹിത്യത്തിൻ്റെ സ്വാധീനം മൂലം മലയാളം മലയാള സാഹിത്യലോകത്ത് വന്ന മാറ്റങ്ങളെ ആധുനിക സാഹിത്യമെന്ന് വീക്ഷിക്കുന്നു colonial ഭരണകാലത്ത് european ഭാഷകൾ പഠിക്കുവാനും പ്രസ്തുത ഭാഷകളിലെ കൃതികൾ വായിക്കുവാനും ലഭിച്ച അവസരങ്ങൾ സാഹിത്യപരമായ ചില നവോത്ഥാന ചിന്തകൾക്ക് വഴിതെളിച്ചു നിഘണ്ടു വ്യാകരണ ഗ്രന്ഥങ്ങൾ എന്നിവയുടെ ലഭ്യതയും പ്രസിദ്ധീകരണ ഉപകരണങ്ങൾ വാർത്താപത്രങ്ങൾ എന്നിവയുടെ ലഭ്യതയും ഈ വളർച്ചയ്ക്ക് സഹായകമായി വർദ്ധിച്ചു colonial ഭരണകൂടങ്ങൾ നിഷ്കർഷിച്ച വിദ്യാഭ്യാസവ്യവസ്ഥകൾ മൂലം ശാസ്ത്ര സാങ്കേതിക വിഷയങ്ങളിൽ കൈവരിച്ച അറിവും ദേശീയ അവബോധന അവബോധവും ആധുനിക മലയാളസാഹിത്യത്തിൻ്റെ ഗതി നിർണയിച്ചു ഇതില് അക്ഷരമാല ന്നൊക്കെ പറയണത് അ ആ ഇ ഈ ഉ ഊ ഋ എ ഏ ഐ ഒ ഓ ഔ അം അ എന്നുള്ളോ കൂടി ഉണ്ട് പിന്നെ ക ഖ ഗ ഘ ങ ച ഛ ജ ഝ ഞ ട ഠ ഡ ഢ ണ ത ഥ ദ ധ ന പ ഫ ബ ഭ മ യ ര ല വ ശ ഷ സ ഹ ള ഴ റ പിന്നെ ൾ ർ ൻ ൺ ൽ എന്നിങ്ങനെ ചില്ലുകളും വരുന്നു ഇത്രയുമാണ് മലയാളത്തെകുറിച്ചിട്ട് എനിക്ക് സംസാരിക്കാനുള്ളത് hello, നമസ്കാരം.

ആ നല്ല വിശേഷം. എന്തൊക്കെയുണ്ട് താങ്കളുടെ വിശേഷം? വീട്ടിൽ എല്ലാവർക്കും സുഖമല്ലേ? ആ. എന്റെ വീട്ടിലുള്ള എല്ലാവർക്കും സുഖം തന്നെയാണ്. താങ്കൾ എന്തിനായിരുന്നു ഇപ്പോൾ വിളിച്ചത്? താങ്കൾ ആഹ് താങ്കളുടെ ജോലിയൊക്കെ എങ്ങനെ പോകുന്നു? ഞാൻ കുറച്ച് സംസാരിക്കാല്ലോ എന്നു കരുതി വിളിച്ചതാണ്. ആ എന്റെ ജോലി ഇപ്പോൾ നല്ല രീതിയിൽ പോകുന്നു. ഞാനിപ്പോൾ free ആയി ഇരിക്കുകയാണ്. താങ്കൾക്ക് എന്തൊക്കെയാണ് സംസാരിക്കാൻ ഉള്ളത്? നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുവാൻ ഉള്ളതല്ലേ? ആ. അതേ അതുകൊണ്ട് തന്നെയാണ് ഞാൻ free ആയിരിക്കും എന്ന് കരുതിത്തന്നെയാണ് ആഹ് വിളിച്ചത്. ആഹ് നമുക്ക് ആഹ് കുറച്ച് നേരം സംസാരിക്കാം എന്ന് കരുതി. അഹ് ഞാൻ ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് ഒരു അഹ് നമ്മുടെ യാത്ര പോയതിനെക്കുറിച്ചാണ് പറയാൻ ആഹ് കുറച്ച് സംസാരിക്കാം എന്ന് കരുതിയിട്ടാണ്. ആഹ് താങ്കൾക്ക് ആ വിഷയത്തെപ്പറ്റി സംസാരിക്കാൻ താൽപ്പര്യമില്ലേ? യാത്ര പോയതിനെ ഒക്കെ കുറിച്ച്? ആ യാത്രയെക്കുറിച്ച് സംസാരിക്കുക എന്നു പറയുന്നതുതന്നെ ഒരു മനസ്സിനു കുളിർമ നല്കുന്ന ഒരു കാര്യം കൂടിയാണ്. താങ്കൾക്കും അങ്ങനെതന്നെ അല്ലേ? ആ അതെ. അത് ആഹ് എനിക്ക് അത് പറയാൻ വളരെ ആഹ് interesting ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ടുതന്നെയാണ് ഞാൻ വിളിച്ചിട്ടുള്ളത്. ആഹ് നമ്മൾ എല്ലാവരും തന്നെ യാത്ര പോകുന്ന ആളുകളാണ്. ആഹ് താങ്കൾ ഇപ്പോൾ അഹ് അടുത്തതായി ഏറ്റവും last ആഹ് ഏത് സ്ഥലത്തേക്കാണ് പോയത്? ഞാനിപ്പോൾ അവസാനമായി പോയ യാത്ര എന്നു പറയുന്നത് ഞങ്ങളുടെ നാട്ടിലെ അടുത്ത പ്രദേശമായ മലമ്പുഴ എന്നറിയപ്പെടുന്ന സ്ഥലത്തേക്കാണ്. താങ്കൾ എങ്ങോട്ടാണ് അവസാനമായി യാത്ര പോയത്? ആഹ് അതേല്ലേ. ഞാൻ ആഹ് അവസാനമായി യാത്രപോയത് കോഴിക്കോട് ആഹ് ആണ്. അഹ് കോഴിക്കോട് beach ലേക്കാണ് അവസാനമായി ഞാൻ അഹ് യാത്ര പോയത്. ആഹ് താങ്കൾ എങ്ങനെയായിരുന്നു യാത്ര പോയിരുന്നത്? ആഹ് ഒറ്റയ്ക്കാണോ അതോ friends നൊപ്പമാണോ family ഒപ്പമാണോ എങ്ങനെയായിരുന്നു ആഹ് യാത്ര പോയിരുന്നത്? ഞാൻ യാത്ര പോയിരുന്നത് family യുമായിട്ടായിരുന്നു. ഹും family യുമായിട്ട് പോകുമ്പോൾ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ഉണ്ട്. നമുക്ക് എല്ലാവരുമായി സംസാരിക്കാം. ആഹ് ഒരുപാട് കാര്യങ്ങൾ ഉം ചെയ്യാം, ഒരുപാട് കളിക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യാം. പിന്നീട് ആഹ് മലമ്പുഴയുടെ യാത്ര എന്ന് പറയുന്നത് വളരെ എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് കുട്ടികൾക്ക്. കുട്ടികൾക്ക് അവിടെ ഒരുപാട് കളിക്കാനുള്ള സ്ഥലങ്ങളും പിന്നീട് നമുക്ക് വലു~വലുതായവർക്കുതന്നെ ഒരുപാട് ഇഷ്ടമുള്ള സ്ഥലമാണ്. കാരണം അവിടുത്തെ പ്രകൃതിഭംഗിയും അവിടുത്തെ ഓരോ യന്ത്രങ്ങളിലെ ഉള്ള യന്ത്രങ്ങളിലുള്ളതും അവിടുത്തെ boating, അവിടുത്തെ roping, ആഹ് അവിടുത്തെ ഓരോ സ്ഥലങ്ങള്, അവിടുത്തെ ഓരോ കാഴ്ചകള്, എല്ലാം

ആ അതെ. ഇതുപോലെത്തെ അവസ്ഥ തന്നെയാണ്. നമുക്ക് നമ്മൾ യാത്ര പോകുന്നത് തന്നെ നമ്മുടെ മനസ്സിലെ ആഹ് stress എല്ലാം കുറയ്ക്കാൻ വേണ്ടിയും ആഹ് മനസ്സിന് ഒരു കുളിർമ ഒക്കെ ആഹ് കിട്ടാൻവേണ്ടി ഒക്കെയും ആണല്ലോ. അപ്പോൾ പിന്നെ യാത്രയും അതുപോലെയൊക്കെ തന്നെ ആഹ് നമ്മൾ കൂടുതലും അനുഭവിച്ചവരും, പിന്നെ താങ്കൾ പറഞ്ഞപോലെ തന്നെ വളരെ നല്ല ഒരു അനുഭവം തന്നെ ആയിരുന്നു. ആഹ് നമുക്കിപ്പോൾ പോയപ്പോഴും ഉണ്ടായിരുന്നത്. ആഹ് ഏ നമുക്ക് നമ്മുടെ എന്ത് ബുദ്ധിമുട്ടും tension നും ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ആഹ് യാത്രയിലൂടെത്തന്നെ നമുക്ക് അത് മാറ്റിയെടുക്കാവുന്നതാണ് എന്നുതന്നെ വേണം ആഹ് പറയാൻ ആയിട്ട്. പിന്നെ നമുക്ക് പറയാനുള്ളത് യാത്രയെപ്പറ്റി നമ്മൾ ആഹ് ഏറ്റവും കൂടുതൽ ആഹ് കൂട്ടുകാരുടെ ഒപ്പം അല്ലെങ്കിൽ ആഹ് family യോടൊപ്പം ഒക്കെ പോകുന്നതായിരിക്കും ആഹ് ഏറ്റവും കൂടുതൽ നല്ല രസകരമായി ആഹ് തോന്നാവുന്നത്. ഒറ്റയ്ക്ക് പോകുമ്പോൾ നമുക്ക് അതിലെ അത്രയ്ക്ക് ആഹ് യാത്ര ആസ്വദിക്കാൻ പറ്റില്ല എന്നാണ് എൻറെ ഒരു വിശ്വാസം. ആഹ് താങ്കൾക്കും അങ്ങനെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്താണ് ആഹ് ആ അതിനെപ്പറ്റി താങ്കൾക്ക് അഹ് പറയാനുള്ളത്? ആ എനിക്കും അങ്ങനെ തന്നെയാണ്. നമുക്ക് ഒറ്റയ്ക്ക് പോകുന്നതിനേക്കാൾ ഏറ്റവും ഇഷ്ടം എല്ലാവർക്കും അഹ് family യും ആയിട്ടും അല്ലെങ്കിൽ friends ഉം ആയിട്ട് പോകുന്നതാണ്. കാരണം നമ്മൾ ഒറ്റയ്ക്ക് ഒരുപാട് ചിന്തിച്ച് കൂട്ടുന്നതിനേക്കാൾ നല്ലത് നമ്മൾ family ഉം ആയിട്ട് പോകുമ്പോൾ സംസാരിക്കുകയും മനസ്സിലെ stress കൾ ഒഴിവാക്കുകയും മനസ്സിൻറെ ചിന്താഗതി മാറ്റുകയും ഒരുപാട് പുതിയ കാര്യങ്ങൾ കാണുകയും ആഹ് എല്ലാവരോടും സംസാരിക്കുകയും ചെയ്യുന്നതോടുകൂടി നമുക്ക് ഒരു freshness ഒരു ഉന്മേഷമെല്ലാം നമ്മുടെ ശരീരത്തിനും നമ്മുടെ സംസാരത്തിനും എല്ലാത്തിനും ലഭിക്കും. അതുതന്നെയാണ് ഈ യാത്രയുടെ ഏറ്റവും വലിയ positive vibe കാരണം ആഹ് നമ്മൾ ഒരുപാട് tension യോ, ഒരുപാട് ബുദ്ധിമുട്ടലുകൾ അനുഭവപ്പെടുകയാണെങ്കിൽ നമ്മൾ ഒരു യാത്ര പോവുകയാ യാത്ര friends ന്റെ ഒപ്പവോ അല്ലെങ്കിൽ അഹ് family യോടൊപ്പം ഒക്കെ പോകുമ്പോൾ നമുക്ക് ആഹ് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാം. ആ, അതെ അങ്ങനെ തന്നെയാണ്. താങ്കൾ പറഞ്ഞപോലെ തന്നെയാണ്. ആഹ് പിന്നെ ആഹ് എനിക്ക് ആഹ് യാത്രയെപ്പറ്റി പറയാനുള്ളത് ആഹ് എന്തെന്ന് വെച്ചാൽ നമ്മൾ ആഹ് നമുക്ക് എന്തെങ്കിലും ഒരു വിഷമമോ അതു~അതുപോലെതന്നെ tension നോ

മനസ്സിന് സന്തോഷവും ആഹ് ഒക്കെ ലഭിക്കുന്നതാണ്. ആഹ് നമ്മൾ പുതിയ പുതിയ സ്ഥലങ്ങൾ കാണുമ്പോഴും പുതിയ പുതിയ ആൾക്കാരെ ഒക്കെ കാണുമ്പോ~ഓൾ തന്നെ നമ്മുടെ മനസ്സിനും ശരീരത്തിനും എല്ലാം ഒരുപോലെ തന്നെ വളരെയധികം നല്ല ഒരു അനുഭവം തന്നെയാണ് ഉണ്ടാകുന്നത്. നമ്മൾ എന്തുകൊണ്ടാണോ ആഹ് ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നത് അതെല്ലാം ഒരു യാത്രയിലൂടെ നമുക്ക് മാറ്റിയെടുക്കാം എന്ന് തന്നെയാണ് ആഹ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ് എൻറെ വിശ്വാസം. ആഹ് പിന്നെ ആഹ് എനിക്ക് പറയാനുള്ളത് യാത്രയെക്കുറിച്ച് എന്തെന്നുവെച്ചാൽ ആഹ് നമു ആഹ് നമുക്ക് നമ്മളെ ഒഴിവു കിട്ടുമ്പോൾ എല്ലാം നമ്മൾ ഒന്ന് പുറത്തിറങ്ങി ആഹ് ആസ്വദിക്കാം എന്ന് തന്നെയാണ് എനിക്ക് ആഹ് പറയാൻ ഉള്ളത്. ആഹ് താങ്കൾ എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്? എങ്ങനെയൊക്കെയാണ് അഹ് താങ്കൾ യാത്ര പോയിട്ടുള്ളത്? ആഹ് ഇപ്പോൾ last പോയ ആ മലമ്പുഴയിൽ ആഹ് എങ്ങനെയായിരുന്നു ആഹ് ആഘോഷിച്ചിരുന്നത്? വളരെ നല്ല കാഴ്ചകൾ ഒക്കെ ആ പ്രദേശത്ത് ഉണ്ടായിരുന്നോ? എങ്ങനെയൊക്കെയാണ് അവിടത്തെ അനുഭവങ്ങൾ? ഞാൻ അവസാനം പോയ നമ്മൾ പോയ മലമ്പുഴയിൽ നിന്നും അവിടുത്തെ യാത്ര എന്ന് പറയുന്നത് വളരെ ഭംഗിയുള്ള യാത്രയായിരുന്നു. കാരണം ആഹ് നമ്മൾ അവിടേക്ക് ചെല്ലുമ്പോൾ തന്നെ ആ ഒരു സ്വീകരണവും അവർ നമ്മോ ഓരോട് ചെയ്യുന്ന അവിടുത്തെ നാട്ടുകാരുടെ സ്വീകരണം എല്ലാം വളരെ എന്താ ഭംഗിയുള്ളതായിരുന്നു. പിന്നീട് നമ്മൾ അങ്ങോട്ട് ചെല്ലുന്നത് തന്നെ, ആദ്യം തന്നെ നമ്മൾ ഇറങ്ങിച്ചെല്ലുന്നത് ഒരു വലിയ പൂന്തോട്ടത്തിലേക്കാണ്. ആ പൂന്തോട്ടത്തിൽ നിന്നും നമുക്ക് ഒരുപാട് ആഹ് ഉന്മേഷവും എല്ലാം നമുക്ക് അവിടുന്ന് കിട്ടും. അവിടെ നമുക്ക് ഇരിക്കുകയും അഹ് നടക്കുകയും കിടക്കുകയും ഒക്കെ ചെയ്യാം. പിന്നീട് നമ്മൾ അവിടുന്ന് പിന്നെ ചൊല്ലുന്നത് ആഹ് childrens park ലേക്കാണ്. childrens park ന്ന് പറയുന്നത് തന്നെ നമുക്ക് എത്ര വലുതായാലും അത് കാണുമ്പോൾ ഒരു പുഞ്ചിരിയാണ് നമ്മുടെ മനസ്സിൽ ആദ്യം വരുക. നമ്മുടെ ആഹ് ഒപ്പം കുട്ടികൾ ഉണ്ടെങ്കിൽ പിന്നെ പറയേണ്ട. ആഹ് അവർ അതിൽ ചാടുകയും ഉരുളുകയും അവ~അവിടെ കളിക്കുകയും ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അത് സ~സമാധാനമായി കാണുകയും ഒരുപാട് പുഞ്ചിരിക്കുകയും ഒരുപാട് ആഹ് ക~കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കുകയും ചെയ്യാം. പിന്നീട് മലമ്പുഴയിലെ യാത്ര എന്ന് പറയുന്നത് ആഹ് അവിടുത്തെ dam തന്നെയാണ്. അവിടുത്തെ വെള്ളച്ചാട്ടവും അവിടുത്തെ വെള്ളത്തിൻറെ നിൽപ്പും അവിടത്തെ കാറ്റും അവിടുത്തെ കാറ്റാടി കറങ്ങുന്നതും ആഹ് അവിടുത്തെ ഓരോരോ രൂപങ്ങൾ സൃഷ്ടിക്കുന്നതും അവിടു~അവിടുത്തെ ഓരോരോ പൂക്കൾ കൊണ്ടും അവിടുത്തെ ഓരോരോ സാധനങ്ങൾ കൊണ്ടുമെല്ലാം അവർ അഹ് പുതിയ പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കുന്നതിനെ നമ്മള് വ~വളരെയധികം ആഹ് അത്ഭുതപ്പെടുത്തും. അഹ് അങ്ങനെയാണ് അവിടുത്തെ ഒരു രീതി. പിന്നീട് അവിടെ ഉം നമ്മള് friends ഉം ആയിട്ടോ അല്ലെങ്കിൽ family യും ആയിട്ട് പോവുകയാണെങ്കിൽ boating നടത്താം അല്ലെങ്കിൽ നമുക്ക് അപ്പുറത്ത് അഹ് rope ലേയ്ക്ക് rope ൽ പോകാം. പിന്നീട് അല്ലെങ്കിൽ നമുക്ക് അവിടെ അഹ് ഒരുപാട് കാണാനായി സ്ഥലങ്ങളുണ്ട്. ആഹ് അങ്ങനെയാണ് മലമ്പുഴയിലെ യാത്ര. ആഹ് താങ്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട യാത്ര എവിടേയ്ക്കായിരുന്നു? ആ, അങ്ങനെയൊക്കെ ആണെങ്കിൽ മലമ്പുഴയിലെ കാഴ്ചകളൊക്കെ അഹ് താങ്കൾ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് അവിടെ വളരെ മനോഹരമായിരിക്കും എന്ന് തന്നെ ആഹ് തോന്നുന്നു. എൻറെ last ആഹ് യാത്ര എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ കോഴിക്കോട് തന്നെ ആഹ് ഞാൻ family യുമായിട്ടൊക്കെയാണ് അഹ് പോയിരുന്നത്. അഹ് അതേപോലെതന്നെ family യുമായിട്ട് നമുക്ക് ഒന്നും കൂടെ ഒരു അഹ് സന്തോഷം ലഭിക്കുന്നതാണ്. അവിടുത്തെ ആഹ് അനുഭവം എന്തെന്ന് വെച്ചാൽ കടൽത്തീരമാണ്. ആഹ് അഹ് കോഴിക്കോട് beach ലേക്കായിരുന്നു ഞങ്ങൾ പോയിരുന്നത്. കടൽത്തീരത്തേക്കാണ് ആഹ് ഞങ്ങൾ ആഹ് പോയിരുന്നത്. അവിടുത്തെ ആഹ് തിരമാലകളുടെയും ആഞ്ഞ്, ആഞ്ഞുവീശുന്ന കാറ്റുകളുടെയും ഒക്കെ ആഹ് കാഴ്ച്ച കാണാൻ വളരെ ആഹ് നല്ല ഒരു അഹ് അനുഭവം തന്നെ ആണ് എന്ന് വേണം പറയാൻ ആയിട്ട്. പിന്നെ അത് ആഹ് beach ലൂടേം അഹ് ഒരുപാട് കച്ചവടക്കാരും ഒരുപാട് ആൾക്കാരും എല്ലാം തന്നെയുണ്ട്. അതൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിന് വളരെ അധികം ആഹ് കുളിർമ നൽകുന്നതാണ്. നമ്മുടെ ബുദ്ധിമുട്ടുകളും stress കളും എല്ലാം തന്നെ നമുക്ക് അതുമൂലം അഹ് കുറയ്ക്കാൻ പറ്റും പറ്റും എന്നു തന്നെ വേണം പറയാനായിട്ട്. നമ്മൾ ആഹ് ഒട്ടും ഒറ്റയ്ക്ക് പോകുന്നതിനേക്കാൾ നല്ലത് ഞാൻ പറഞ്ഞപോലെ തന്നെ ആരുടെയെങ്കിലുമൊക്കെ കൂടെ പോകുമ്പോൾ നമുക്ക് ഒന്നും കൂടി ആഹ് നമുക്ക് സന്തോഷം ലഭിക്കാവുന്നതാണ്. പിന്നെ അവിടെ ആഹ് ഒരുപാട് ഭക്ഷണങ്ങളും ഒരുപാട് ആഹ് ഭക്ഷണ ആഹ് സാധനങ്ങൾ എല്ലാം തന്നെ variety ആയിട്ടുള്ള ഭക്ഷണസാധനങ്ങൾ എല്ലാംതന്നെ കടൽത്തീരത്ത് നമുക്ക് ആഹ് കിട്ടാൻ ആകുന്നതാണ്. അപ്പോൾ അത് കാണുമ്പോൾ നമ്മൾ കടൽത്തീരത്ത് നിന്നും അത് ആ തിരമാലയുടെയും ആഞ്ഞു വീശുന്ന കാറ്റുകളുടെയും ഒക്കെ ഇടയിൽ നിന്ന് നമ്മൾ ആഹ് ഭക്ഷിക്കുമ്പോൾ നമുക്ക് വളരെയധികം തന്നെ നല്ലൊരു അനുഭവമാണ് അതിലൂടെ നമുക്ക് ആഹ് കിട്ടാൻ അഹ് പോകുന്നത്. ആഹ് നമ്മൾ അഹ് നമ്മുടേതായിട്ട് എന്തെങ്കിലും ഒക്കെ ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ ഒന്ന് പുറത്തിറങ്ങി ആഹ് സന്തോഷിക്കുക എന്ന് തന്നെ വേണം നമുക്ക് പറയാനായിട്ടുള്ളത്. ആഹ് പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത് ആഹ് താങ്കൾ

ഞാൻ യാത്ര പോകാറുള്ളത് leave കിട്ടുമ്പോഴാണ് ഞാൻ അധികം യാത്ര പോകുന്നത് family യോടൊപ്പമാണ് അല്ലെങ്കിൽ friends ന്റെ ഒപ്പവും. ഞാ~ഞാൻ യാത്ര പോയതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ബാംഗ്ലൂരിലേക്കുള്ള യാത്ര ആയിരുന്നു. കാരണം അഹ് അവിടേയ്ക്കുള്ള യാത്ര തന്നെ വളരെ ഹും മനോഹരമായ യാത്രയായിരുന്നു. കാരണം ഒന്നാമത് അ~അവിടേയ്ക്കുള്ള യാത്ര നമ്മൾ train ലാണ് പോകുന്നതെങ്കിൽ അഹ് train ൽ നിന്ന് കാണുന്ന കാഴ്ചകളും

അഹ് ബാംഗ്ലൂരിലെ അഹ് ആളുകളുടെ വസ്ത്രധാരണത്തെ പറ്റിയും അഹ് അവരുടെ ഭക്ഷണത്തിനെ പറ്റിയും നമ്മൾ എല്ലാം ആശ്ചര്യപ്പെടും. കാരണം നമ്മുടേതിൽനിന്നെല്ലാം വിപരീതമായിട്ടാണ് അവർ അവിടെയെല്ലാം നടത്തുന്നത്. അത് കാണുമ്പോൾ തന്നെ നമുക്കെല്ലാം ആഹ് ഇ~ഇഷ്ടപ്പെടും. പിന്നീട് അവിടുത്തെ ഓരോ കാഴ്ചകളും അവിടുത്തെ ഓരോ ആഹ് സ്~സ്~സ്ഥലങ്ങളുമെല്ലാം നമുക്ക് വളരെ ഇഷ്ടപ്പെടുന്നതാണ്. അഹ് എനിക്ക് എനിക്ക് പോയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ബാംഗ്ലൂരാണ്. താങ്കൾക്ക് താങ്കൾ യാത്ര ചെയ്തതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സ്ഥലം ഏതായിരുന്നു? ആ, അതല്ലേ? ബാംഗ്ലൂരാണല്ലേ? എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സ്ഥലം ആഹ് അതുപോലെതന്നെ കോഴിക്കോടും അതേപോലെതന്നെ മറ്റ് സ്ഥലമായ കോട്ടക്കുന്ന് അവിടെ അതൊക്കെ കൂടുതൽ എന്നെ ആഹ് ഇഷ്ടപ്പെടുത്തിയിരുന്നു. താങ്കൾ എങ്ങനെയാണ് ബാംഗ്ലൂരിലേക്ക് പോയിരുന്നത്? എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയാണോ? അതോ അല്ലെങ്കിൽ trip ആയിട്ടാണോ? എങ്ങനെയായിരുന്നു പോയിരുന്നത്? എന്താവശ്യത്തിന് വേണ്ടി ആയിരുന്നു? ഞാൻ ബാംഗ്ലൂരിലേക്ക് പോയിരുന്നത് അഹ് അവധി ദിവസം ആയതുകൊണ്ട് അത് ആഘോഷിക്കാൻ വേണ്ടിയായിരുന്നു. എൻറെ കൂടെ എൻറെ family യും എല്ലാം ഉണ്ടായിരുന്നു ഞാൻ അതിനു വേണ്ടി ആയിരുന്നു ബാംഗ്ലൂരിലേക്ക് പോയത്. ആഹ് താങ്കൾ പുറം സംസ്ഥാനങ്ങളിലേക്ക് എവിടെയെങ്കിലേക്കും യാത്ര പോയിട്ടുണ്ടോ? ആ അതെ അതെ ഞാനും പോ~പോയിട്ടുണ്ട്. താങ്കൾ പറഞ്ഞപോലെ തന്നെ ബാംഗ്ലൂരിലേക്ക് പോയിട്ടുണ്ട്. ആഹ് ബാംഗ്ലൂരിലെ കാഴ്ച അഹ് താങ്കൾ പറഞ്ഞപോലെ തന്നെ വളരെയധികം മനോഹരമായ ആഹ് കാഴ്ച ഒക്കെ തന്നെയാണ്.

ഉണ്ടാവുക. നമുക്ക് അതുമായി ഒന്ന് അഹ് പൊരുത്തപ്പെട്ടുപോകാൻ അഹ് കുറച്ച് സമയമെടുക്കും എങ്കിലും പിന്നീട് അത് നമുക്ക് കാണുമ്പോൾ വളരെയധികം ഇഷ്ടപ്പെടുകയും ആഹ് വളരെ നല്ല ഒരു അനുഭവമായി നമുക്ക് അവിടെ കാണാൻ പറ്റുന്നതാണ്. ആഹ് ഞാന് ആഹ് ബാംഗ്ലൂരിലേക്ക് വന്നിട്ടുണ്ട്. അഹ് കുറച്ച് കൊല്ലങ്ങൾക്ക് മുൻപ്. വളരെ നല്ലൊരു കാഴ്ചയാണ് അവിടെ ഇപ്പോൾ എങ്ങനെയാണ് എന്നൊന്നും ആഹ് അറിയില്ല. താങ്കൾ എപ്പോഴാണ് പോയിരുന്നത്? ഈ അടുത്ത കാലത്താണോ? ആ, അതെ. ഞാൻ ഈ അടുത്ത കാലത്താണ് പോയിരുന്നത്. അഹ് അഹ് ഇപ്പോൾ ബാംഗ്ലൂർ എന്ന് പറയുന്നത് പഴയപോലത്തെ, ഏകദേശം പഴയപോലത്തെ തന്നെയാണ്. ഒരുപാട് വികസനങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും ആഹ് പഴയ സംസ്കാര രീതിയും പഴയ ആചാരങ്ങളും ഒക്കെ തന്നെയാണ് ഇപ്പോഴും ബാംഗ്ലൂരിൽ ഉള്ളത്. ആ അതെ അല്ലേ? എനിക്ക് പറയാനുള്ളത് വളരെ തിരക്കുപിടിച്ച ഒരു പ്രദേശമാണ് ആഹ് ബാംഗ്ലൂര് എന്നത് ഇല്ലേ? വള കുറെയധികം കച്ചവടങ്ങൾ ഒക്കെ ഉള്ള ഒരു ആഹ് സ്ഥലം, അഹ് സംസ്ഥാന~മൊക്കെയാണ് കർണാടക എന്ന സംസ്ഥാനം. എന്നുതന്നെ വേണം പറയാൻ ആയിട്ട് അല്ലേ? ആ. അതെ ഒരുപാട് tourist കളും ഒരുപാട് യാ~യാത്രക്കാരും ഒരുപാട് കച്ചവടക്കാരും ഉള്ളതുകൊണ്ട് തന്നെ കർണാടക എന്ന് പറയുന്നതും ഒരുപാട് തിരക്കേറിയ സ്ഥലമാണ് അവിടുത്തെ അഹ് പ്രധാന കേന്ദ്രം, വിസിറ്റേ~ visitors അധികമായി വരുന്ന സ്ഥലമായ ബാംഗ്ലൂര്, മൈസൂര് എന്നിവയെ~യെല്ലാം വളരെ തിരക്കുപിടിച്ച സ്ഥലമാണ്. കാരണം അവിടുത്തെ അഹ് രീതികളും അവിടുത്തെ എല്ലാം visitor ഴ്സിനും അവിട് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട കാരണം കൊണ്ടുതന്നെ അവിടെ തിരക്കേറിയ സ്ഥലമാണ്. ആ അതേ അല്ലേ? നമുക്ക് നമ്മുടെ യാത്രകളെല്ലാം ഇനിയും ഇതേപോലെതന്നെ ആഘോഷിക്കാൻ പറ്റട്ടെ എന്നുതന്നെ നമുക്ക് അഹ് പ്രാർഥിക്കാം. ആഹ് നല്ല ഒരു അനുഭവമായി മാറട്ടെ ഇനിയുള്ള യാത്രകളും എന്നു വേണം, എന്നു നമുക്ക് പറയാവുന്നതായിട്ട് ആഹ് ഇത്രയും നല്ലൊരു യാത്ര അനുഭവം ആഹ് എന്നോട് പങ്കുവച്ചതിന് താങ്കൾക്ക് ഒരുപാട് നന്ദിയുണ്ട്. ആഹ് അഹ് വീണ്ടും അടുത്തൊരു യാത്രാവിവരണവും ഒക്കെയായിട്ട് നമുക്ക് അഹ് സംസാരിക്കുന്നതാണ്. അതുവരേക്കും താങ്കൾക്ക് നന്ദി, അഹ് നമ hello നമസ്ക്കാരം നമ്മൾ എല്ലാവരും നമ്മുടെ ഭാവി അല്ലെ അല്ലെ ഓരോ ജോലിയിലായിട്ട് നമ്മള് ഓരോ ദിവസം അങ്ങനെ ഓരോ ജോലിയിലായിട്ട് നമ്മൾ അങ്ങനെ ഏർപ്പെട്ട് ഇരിക്കുവാണ് എല്ലാവർക്കും ഒരു പോലെ അല്ലല്ലോ എല്ലാവർക്കും government job അങ്ങനെ ഉള്ള സംഭവങ്ങൾ ഒന്നും ഇല്ല സാധാരണ നം നമ്മളെ എല്ലാം തൊഴിലിനു പോകുന്ന ആളുകളും അങ്ങനെ ഉള്ള ആളുകൾ ഒക്കെ ഇണ്ട് അപ്പോ നമ്മള് നമ്മടെ ഭാവി അല്ലെങ്കിൽ നമ്മടെ മക്കൾടെ ഭാവി സുരക്ഷിതമാക്കൻ വേണ്ടിയിട്ടാണ് ഇല്ലെങ്കിൽ നമുക്ക് നാളെ സമൂഹത്തിൽ ഒരു നെലയും വെലയും ഉണ്ടാവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളെ മക്കൾക്ക് നാളെ സമൂഹത്തിൽ ഒരു നെലയും വെലയും ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏർ ഇതിലാണ് നമ്മൾ ഇപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് അതാണ് അതിനാണ് അതിനുവേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ ദിവസവും ഏർ ഇങ്ങനെ കഠിന പ്രയത്‌നം ചെയ്ത് കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതിനിടയിൽ ഒക്കെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യം ഉണ്ട് അതായത് എന്നും രാവിലെ വീട്ടിലെ ജോലികൾ ചെയ്യുമ്പോ ഒരു ഏർ ഒരു വീടാകുമ്പോൾ ആ വീട്ടില് ചെലപ്പോ ജോലിയെല്ലാം ഉണ്ടാകാം അപ്പൊ ഈ അച്ഛനും അമ്മയ്ക്കും ജോലിയുള്ള വീടുകൾ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ രാവിലെ നമ്മുടെ ജോലി വീട്ടിലുള്ള ജോലി എല്ലാം കഴിഞ്ഞതിനു ശേഷം ജോലിക്കു പോകുന്ന office ല് ജോലിക്കു പോകുന്നു അതുപോലെ തന്നെ നമ്മളെ മക്കളെ school ഇൽ വിടുന്നു വൈകിട്ട് നമ്മൾ ജോലി തീ ജോലി എല്ലാം കഴിഞ് തിരിച്ചു വരുന്നു ഏർ അതുപോലെ നമ്മടെ വീട്ടിലുള്ള മറ്റുള്ള ജോലികൾ ഒക്കെ ചെയ്ത് അതിനിടയില് നമ്മുക് ഒരുപാട് work കളും കാര്യങ്ങളും ഒക്കെ വരുന്ന നമ്മളെ മക്കളെ ശ്രദ്ധിക്കാനൊന്നും നമ്മക്ക് ഒട്ടും സമയം കിട്ടാറുണ്ടാവില്ല ക്ഷെ അങ്ങനെ ഉള്ള മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കൊറച്ചു സമയം എങ്കിലും ഒരു ദിവസത്തിൽ ഒരു പത്ത് minute എങ്കിലും നമ്മടെ മക്കൾക്ക് വേണ്ടി നമ്മൾ spend ചെയ്തിട്ടില്ല എന്നുണ്ടെകില് ഭാവിയില് നമ്മളെ മക്കൾ നമ്മുടെ മ ഒക്കെ അത് ഒരുപാട് ദോഷങ്ങൾ വരുത്തും നമ്മുക് നമുക്ക് അതായത് ഇന്നത്തെ തലമുറ എന്ന് പറയുന്നത് ഏർ ഒരുപാട് സംഭവങ്ങൾക്ക് addict ആണ് അതായത് mobile നു അതുപോലെ തന്നെ ഇന്നത്തെ technology യുടെ വളർച്ചയ്ക്ക് അതുപ്പോലെ മയക്ക് മരുന്നിനു കഞ്ചാവിന് എല്ലാം addict ആയിട്ടുള്ള ഒരു തലമുറ ആണ് നമുക്ക് ഇന്ന് കാണാൻ കഴിയുക ഇപ്പൊ നമ്മള് ഒരു ഒരാഴ്ച മുൻപ് വാർത്തയിൽ കണ്ടതാണ് എട്ടാം class ഇൽ പഠിക്കുന്ന ഒരു കുട്ടി മയക്കുമരുന്നിന് addict ആയി അവള് അത് മയക്കുമരുന്ന് school ൽ കൊണ്ടുപോയി വിൽ വിൽക്കുന്ന ഒരു സംവിധാനം വരെ അവളിലൂടെ ആ ഒരു മയക്കുമരുന്ന് വേട്ടക്കാരൻ ഏർ ഒരു മയക്കുമരുന്ന് വിൽക്കുന്ന ആളുകള് ആ കുട്ടിയെ അഹ് അത് വരെ ഏർ ഉപയോഗപ്പെടുത്തി എന്നുള്ളതൊക്കെ ആണ് നമ്മൾ വാർത്തയില് കണ്ടുകൊണ്ടിരിക്കുന്നത് അത്ഇപ്പോ ഒരു പിഞ്ച് കുഞ്ഞാണ് ഏർ school ഇൽ പഠിക്കുമ്പോ എട്ടാം class ഇൽ പഠിക്കുന്ന കുട്ടി എന്ന് പറയുന്നത് വളരെ ചെറിയൊരു കുട്ടി ആണ് ആ കുട്ടി അങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ കുട്ടി എത്രത്തോളം ഇതിനു addict ആയിട്ടുണ്ടാവും എന്നുള്ളത് നമ്മുക് ചിന്തിച്ചാൽ മനസ്സിലാവും ഇപ്പോഴത്തെ കാലത്ത് എന്ന് പറയുന്നത് sticker അതുപോലെ പല പല മിഠായിയുടെ രൂപത്തിലുള്ള സംഭവങ്ങൾ കുട്ടികൾക്ക് വായിലിട്ടാൽ പെട്ടന്ന് അലിഞ്ഞു പോകുന്ന സംഭവങ്ങൾ മുമ്പത്തെപ്പോലെ injection നോ അല്ലെങ്കിൽ അത് ഏർ നമ്മുടെ ശരീരത്തില് വേറെ എന്തെങ്കിലും വഴിയിലൂടെ

ഈ കാലഘട്ടത്തില് നമ്മള് നമ്മുടെ മക്കളുടെ ഭാവി സുരക്ഷിതമാ ഏർ മാക്കാൻ വേണ്ടീട്ടുള്ള നെട്ടോട്ടത്തിന്റെ എടയില് നമ്മക്ക് ചിലപ്പോ ഇതൊന്നും ഏർ ശ്രദ്ധിക്കാനുള്ള time അല്ലെങ്കി ഒരു രാവിലെ school ഇൽ പോകുന്ന സമയത്ത് അവര് എന്തു ചെയ്യുന്നു school ഇൽ അവര് എത്തുന്നുണ്ടോ ആരൊക്കെ ആയിട്ട് കൂട്ടുകെട്ടുന്നു എവിടേക്ക് അവര് പോകുന്നു എന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയുന്നില്ല അവരെങ്ങനെ യാത്ര ചെയ്യുന്നു അതൊന്നും ശ്രദ്ധിക്കാത്ത ശ്രദ്ധിക്കാത്ത ഒരു തലമുറ ആണ് ഇപ്പോ വളർന്നു വരുന്നത് അപ്പോ എനിക്ക് പറയാനുള്ളത് എന്തെന്നവെച്ചാൽ

എല്ലാം നമ്മൾ അവർക്ക് കൊടുത്ത് അവരുടെ കൂടെ ഏർ കൊറച് സമയം spend ചെയ്യാനും അവരുമായിട്ട് സംസാരിക്കാനും അവർക്ക് സ്നേഹം കൊടുക്കാനും അത് പോലെ തന്നെ അവരുടെ കൂടെ food കഴിക്കാനും ഇങ്ങനെ ഉള്ളൊരു time ഒക്കെ നമ്മള് ഒരു ദിവസ്സത്തില് ഒരു പത്ത് minute എങ്കിലും നമ്മള് കണ്ടെത്തിയിട്ടില്ല എന്ന് ഇണ്ടെങ്കില് നമ്മക്ക് പിടിച്ച കിട്ടാതെ ആ ഒരാവസ്ഥയിലോട്ട് നമ്മളെ മക്കൾ മാറിക്കഴിയും അവര് ഇന്നത്തെ കാലത്ത് എന്ന് പറയുന്നത് പരസ്പരം ഒരു ബന്ധവുമില്ലാതെ ഏർ മുമ്പുള്ള ഏർ നമ്മുടെ മു കഴിഞ്ഞ കാലഘട്ടത്തിൽ ഇല്ല പോലെ അല്ലെങ്കിൽ നമ്മൾ വളർന്ന് വേര് വന്നിരുന്ന

അവര് തീർച്ചയായും മറ്റൊരു കൂട്ട് തേടി പോവും അതായത് friends ന്റെ രൂപ ത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രൂപത്തിലോ അവര് അവര് ഒരു കൂട്ടുകെട്ടായിട്ട് അവർക്ക് സംസാരിക്കാനോ അവർടേ കാര്യങ്ങള് തൊറന്ന് പറയാനും അതുപോലെ തന്നെ ഏർ അവരിക്ക് അവർടേ മനസ്സിലുള്ള എല്ലാ സങ്കടങ്ങൾ ആയാലും സന്തോഷങ്ങൾ ആയാലും എല്ലാം share ചെയ്യാനും വേണ്ടിയിട്ട് ഒരു കൂട്ടുകെട്ട് വേണം എന്നുള്ളത് അവരിക്ക് തോന്നും അങ്ങനെ തോന്നി തുടങ്ങുമ്പോഴാണ് നമ്മുടെ മക്കള് പല മക്കളും ഇന്നത്തെ ഒരു ഇതില് വഴി തെറ്റി പോകുന്നത് അപ്പോ അങ്ങനെ ഒന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മള് നമ്മളെ മക്കളെ നന്നായിട്ട് നോക്ക ആ അതുപോലെ തന്നെ നന്നായിട്ട് care ചെയ്യാ അതുപോലെ അവരുമായിട്ട് കൊറച്ചു സമയം spend ചെയ്യാ നമുക്ക് daily നമ്മക്ക് ഒരു പത്ത് minute അവരുമായിട്ട് spend ചെയ്യാൻ കിട്ടില്ല എന്ന് ഇണ്ടെങ്കില് നമ്മക്ക് കിട്ടുന്ന സമയം സമയങ്ങളിൽ അവരുമായിട്ട് ചെലവ് ചെയ്യാ ഏർ ചെലവഴിക്കാ

അവര് എന്തൊക്കെ ആണ് ഒരു ദിവസം അവിടെ ചെയ്യുന്നത് ഏർ രാവിലെ എണീറ്റ മുതൽ വൈകുന്നേരം അവര് കിടക്കുന്നത് വരെ അവര് എന്തൊക്കെ ആണ് ചെയ്യുന്നത് എന്നും അവര് ഏതൊക്കെ രീതിയിലാണ് സഞ്ചരിക്കുന്നത് എന്നും അവര് എന്താണ് പ്രവർത്തിക്കുന്നത് എന്നും ഉള്ളതും അവരുമായിട്ട് ചോദിക്ക്യാ അറിയാ അതു ആയിട്ട് അത് നല്ല ശീലങ്ങൾ ആണ് എന്നുണ്ടെകിൽ അതുമായിട്ട് മുന്നോട്ടു പോവൂആ അല്ല negative ആയിട്ടുള്ള സംഭവങ്ങൾ ആണ് എന്നുണ്ടെങ്കിൽ അത് നമ്മള് തിരുത്തി കൊടുക്കുക അങ്ങനെ ഒക്കെ ആണ് നമുക്ക് ഇന്നത്തെ മാതാപിതാക്കൾക്ക് ചെയ്യാൻ കഴിയുള്ളു ഇന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് നമ്മൾ ഒക്കെ വളർന്ന് വന്നിരുന്ന ഒരു കാലഘട്ടം എന്നു പറയുന്നത് ഇങ്ങനെ ഉള്ള സംഭവങ്ങൾ ഒന്നും അല്ലായിരുന്നു നമ്മൾ പരസ്പ്പരം നമ്മളെ friends മായിട്ട് അല്ലെങ്കിൽ നമ്മളെ മാതാപിതാക്കളുമായിട്ടോ പരസ്പ്പരം എല്ലാം share ചെയ്യാൻ പറ്റുന്ന ഒരു കാലഘട്ടം ആയിരു ത്തിലായിരുന്നു നമ്മൾ വളർന്നുകൊണ്ടിരുന്നത് പക്ഷെ ഇന്നത്തെ അങ്ങനെ അല്ല പരസ്പരം ഒരു ബന്ധം ഇല്ല ഒരു വീട്ടില് ഏർ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ആണെന്നിണ്ടെങ്കിൽ ഒരു വീട്ടില് എന്ന് പറയുന്നത് ഒരച്ഛൻ അമ്മ മക്കൾ ഒക്കെ ആണ് ഉണ്ടാവുക ഒരു ചെറുകുടുംബം എന്ന് പറയുന്നത് അങ്ങനെ അത്രേ ഉള്ളു ഇണ്ടാവുആ അപ്പൊ ആ ഒരു കുടുംബത്തിൽ തന്നെ അവരിക്ക് പരസ്പ്പരം ഒരു ബന്ധം ഇല്ലാതെ അല്ലേല് പരസ്പ്പരം daily നമ്മള് ഏർ ഒരു കണ്ടുമുട്ടലുകൾ ഇല്ലാത്ത അങ്ങനെ ഉള്ള ഒരു ഭാവി തലമുറ ആണ് ഇന്നത്തെ തലമുറ അപ്പോ അങ്ങനെ ഉള്ള ആ ഒരു തലമുറയിൽ നിന്നും നമ്മുടെ മക്കളെ നമ്മൾ നന്നായിട്ട് care ചെയ്യാ പരസ്പ്പരം ബന്ധം ഇണ്ടാക്ക്‌ആ മറ്റുള്ളവരെ സ്നേഹിക്കാൻ പഠിപ്പിക്ക സമൂഹത്തിൽ അവരിക്ക് ഒരു നെലയും വേലയും കണ്ടെത്താൻ വേണ്ടിയിട്ട് അവര് സമൂഹത്തിനോട് നന്നായിട്ട് പെരുമാറാനും അതുപോലെ തന്നെ ഏർ teachers parents അല്ലെങ്കിൽ മറ്റുള്ള ബന്ധുക്കള് അവരോടൊക്കെ നന്നായിട്ട് നല്ലൊരു ബഹുമാനത്തോടു കൂട പ്രവർത്തിക്കാനും ഇള്ള ഒരു ചിന്താഗതി നമ്മുടെ മക്കളെ നമ്മ വളർത്തി എടുക്ക അത് first നമ്മുടെ teachers first നമ്മൾടെ മക്കളുടെ teachers എന്നു പറയുന്നത് നമ്മളെ മാതാപിതാക്കൾ ആണ് പിന്നീട് ആണ് അത് school ഇൽ പോകുന്നതും അവിടെ വെച് അവർക്ക് teachers ഉം friends ഉം ഒക്കെ ഇണ്ടാവുന്നതും അവരുമായിട്ട് സംസാ ചെയ്യുന്നതും ഒക്കെ പിന്നീട് ആണ് first നമ്മുടെ മക്കളുടെ teachers എന്ന് പറയുന്നത് നമ്മൾ മാതാപിതാക്കൾ ആണ് അപ്പൊ നമ്മൾ മാതാപിതാക്കൾ അവരെ നന്നായിട്ട് care ചെയ്യാ അവരെ നന്നായിട്ട് ബഹുമാനിക്കാൻ പഠിപ്പിക്ക മറ്റുള്ളവരോട് മറ്റുള്ളവരോട് നന്നായിട്ട് ബഹുമാനിക്കാൻ പഠിപ്പിക്ക അവരെ സ്നേഹിക്കാൻ പഠിപ്പിക്ക അങ്ങനെ ഉള്ള കാര്യങ്ങൾ ഒക്കെ നമ്മള് പഠിപ്പിച്ചു കഴിഞ്ഞ നമ്മള് മക്കൾക്ക് പഠിപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ച ആയിട്ടും നമ്മക്ക് അവരെ ഭാവിയില് നല്ലൊരു ഉപകാരമുള്ള മക്കളായിട്ട് നമ്മക്ക് അവരെ ഏർ വാർത്തെടുക്കാൻ കഴിയും

അങ്ങനെ ആ അവർടേ ആ ഒരു രീതിയിൽ അവരെ വിടുവാണ് എന്നുണ്ടെകില് നമ്മക്ക് ഒരിക്കലും നല്ലൊരു മക്കളായിട്ട് ഭാവിയില് നല്ലൊരു മക്കളായിട്ട് നമ്മള് മക്കളെ നമ്മക് വാർത്തെടുക്കാൻ ഒരിക്കലും കഴിയില്ല

ഒരു ദിവസത്തിൽ ഒരു പത്ത് minute എങ്കിലും അവരുമായിട്ട് spend ചെയ്യാ അവരുമായിട്ട് സംസാരിക്ക അവരുമായിട്ട് സ്നേഹം പങ്കിട അങ്ങനെ ഉള്ള കാര്യങ്ങൾ ഒക്കെ നമ്മള് ചെയ്ത് കഴിഞ്ഞാല് നമ്മുടെ മക്കളെ നമ്മക്ക് നന്നായിട്ട് സുരക്ഷിതമാക്കാം അവരുടെ ഭാവി സുരക്ഷിതമാക്കാം അവരെ എല്ലാം സുരക്ഷിതമാക്കാം നന്ദി നമസ്ക്കാരം hello നമസ്കാരം. ഞാന്‍ ഇന്നിവിടെ തയ്യാറാക്കാന്‍ പോകുന്നത് ഒരു പുലാവാണ്. egg പുലാവ്. ഇതിനു വേണ്ട ingredients കള്‍ മുട്ട പന്ത്രണ്ടെണ്ണം, ബസുമതി

പച്ചമുളക് ആറെണ്ണം സവാള, അര kilo കുരു മുളക് പന്ത്രണ്ടെണ്ണം ഗ്രാമ്പു എട്ട് എണ്ണം കറുവപ്പട്ട, രണ്ടു inch കഷ്ണം. കസ്കസ്, ഒരു table ഉസ് spoon. ജീരകം ഒരു table ഉസ് spoon. മൈദ ഒരു table ഉസ് spoon. മുളകുപൊടി ഒന്നര teaspoon. മഞ്ഞള്‍പ്പൊടി അര table spoon. പുളി ഒരു നെല്ലിക്കാ വലുപ്പത്തില്‍. തേങ്ങ ചിരവിയത്, ഒരു തേങ്ങ വനസ്പതി കാല്‍ kilo. മല്ലി ഇല മൂന്നു table ഉസ് spoon. ഉരുക്കിയ നെയ്യ് മൂന്ന് table ഉസ് spoon. ഉപ്പ് പാകത്തിന്. ഇനി egg പുലാവ് പാകം ചെയ്യുന്ന വിധം. ഒരു പാത്രത്തില്‍. നെയ്‌ ചൂടാക്കി അതില്‍ രണ്ടു കഷ്ണം സവാള നാല് ഗ്രാമ്പു, ഒരി inch കറുവപ്പട്ട. എന്നിവ ചേര്‍ത്ത് രണ്ടു minute വറുക്കുക. പിന്നെ അരിയിടാം. അരിയുടെ ഇരട്ടി വെള്ളം ഒഴിച്ച് പാകത്തിന് ഉപ്പും ചേര്‍ത്തു വേവിക്കുക. എണ്ണ ചേര്‍ക്കാതെ കുരുമുളക് നാലു ഗ്രാമ്പു, ഒരു inch കറുവപ്പട്ട, കസ്കസ്, ജീരകം, മൈദ, എന്നിവ ചീനച്ചട്ടിയില്‍ വറുക്കുക. എന്നിട്ട് ഇവ വെളുത്തുള്ളി, രണ്ടു സവാള, പുളി തേങ്ങ, എന്നിവയുമായി ചേര്‍ത്ത് മയത്തില്‍ അരച്ചെടുക്കുക. ഇത് മാറ്റി വെക്കുക. പച്ചപട്ടാണി തോടുകളഞ്ഞ് ഉപ്പും ആവശ്യത്തിനു വെള്ളവും ചേര്‍ത്തു വേവിക്കുക. എന്നിട്ട് മാറ്റി വെക്കുക.